ആഹ് ഇത് ഷംനാദ് ആണ് ഞാൻ പിന്നെ ഞാനേ ഈ വാർത്തകളിൽ ഒക്കെ കണ്ടേ ഈ ഇവിടെ അടുത്ത് ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞിക്കണ് ഇന്നലെ മിഞ്ഞാന്നത്തെ

ഈ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ്

ആഹ് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് അവലോകനം ചെയ്ത് ഒന്ന് പഠിക്കാൻ വേണ്ടീട്ടാണ് വിളിച്ചേ പിന്നെ ഇതേ ഈ ഗുജറാത്തിൽ എന്തുകൊണ്ട് ബിജെപി ഇത്ര തോനെ സീറ്റ് നേടീനുള്ളതാണ് ഫസ്റ്റ് ഏഹ് ബാപ്പുട്ടിക്കാക ഇങ്ങളോട് ചോദിക്കാൻ ഉള്ളത് എഹ് എന്ത് സംഭവം എങ്ങിനെ ആ സാഹചര്യം എങ്ങിനെ ഹിമാചലിൽ ആണെങ്കിൽ കോൺഗ്രസ് നേടുകയും ചെയ്ത് ഏകദേശം മുപ്പത്തി ഒൻപത് സീറ്റോളം അപ്പൊ ഇതൊക്കെ എങ്ങിനെണ് പിടിച്ചെടുത്തത് ഈ ബിജെപിൻ്റെ കാളി എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസിലായിട്ടില്ല അവരെങ്ങിനെയാണ് ഇന്ത്യടെ ഇന്ത്യയിലെ ജനങ്ങളെ സ്വാധീനിക്കുന്നത് . ഇന്ത്യയിലെ ജനങ്ങൾ പൊട്ടന്മാരായിട്ടാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്

എനിക്ക് സംശയം ഇല്ലാതില്ല എന്താണ് അറിയില്ല എന്തായാലും ഇന്ത്യയെ ഇത്രമാത്രം സ്വാധീ ഇപ്പൊ എന്ത് സ്വാധീനമാണ് ചെലത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടാനില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം

ഇത് ഗുജറാത്തിലും വന്നു ഹിമാചലിലും വന്നതോടെ എന്തേത് ഇത് ഒരു ബഹുസര ഒരു വലിയ പാർട്ടി ആയി മാറിയത് അപ്പോ ഒരു മാറട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ബിജെപി വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എഎപി വരുന്നത്

അത് അത്ര നമുക്ക് പറയാനൊള്ളൂ അപ്പോ ഇ ഇ പാർട്ടി അവർ ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ വളരേയധികം വികസനങ്ങൾ കൊടുന്നിട്ടുണ്ട്

അപ്പൊ അതല്ല ഞാൻ ചോദിക്കാൻ കാരണം ഈ എഎപി എന്നുള്ള അരവിന്ദ് കെജ്രിവാൾൻ്റെ പാർട്ടി വരുന്നതോടെ ഈ കോൺഗ്രെസ് ഈ ഇടതുപക്ഷം അല്ലെങ്കി പ്രതിപക്ഷത്തിൽ നിന്ന് ഒഴിയുന്ന ഒരു സാഹചര്യമാണ്

തിരിച്ചു വരട്ടെ എന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റോള്ളൂ

ഗ്രു ഇഹ് നേതാക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ച് ഇഹ് പൂർവ റെറ്റീഹിയിൽ മുന്നോട്ട് പോകെണെകിൽ കോൺഗ്രസിന് നല്ലൊരു ഭാവി നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം

മ്മ് മ്മ്ഹ്. അതല്ല പിന്നെ ഈ ഹിമാചൽ പ്രദേശിൽ ഇപ്പൊ കോൺഗ്രസ് ബിജെപി യിൽ നിന്നും രാജ്യ സംസഥാനം പിടിച്ചെടുത്തല്ലോ ഭരണം പിടിച്ചെടുത്തല്ലോ അപ്പൊ അപ്പൊ ഇതിന് വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചെ പ്രിയങ്ക ഗാന്ധി ആണോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി ഈ ജോടോ യാത്രയിൽ പോയതാണോ എന്താണ് ഇതിൻ്റെ സാഹചര്യം എന്ന് ഇൻ്റെ അഭിപ്രായത്തിൽ മല്ലിക കാർഗേൽ കാർഗേൽ പുതിയ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആയി വന്ന അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് ആവാം കോൺഗ്രസ് ഇത്രേം ഈ ഒരു അടുത്തായിട്ടുള്ള ആ ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യത

അതും താങ്കൾ ഇങ്ങനെ വരച്ചു കാട്ടുന്നുണ്ടല്ലേ

അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്നത് ഈ അധ്യക്ഷ സ്ഥാനത് നിക്കുന്ന മൂപ്പർ കാരണത്താൽ ആണ് ഇ ഈ മാറ്റം ഉണ്ടായത് എന്നാണ് അല്ലെ അദ്ദേഹം വന്നത് കാരണമാവാം കോൺഗ്രസിന് ഇങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമായത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം

മ്മ്ഹ് അതെയതെ അതെ പിന്നെ അതല്ല അപ്പോ ഈ താങ്കൾക് ഈ ഗുജറാത്തിൽ നൂറ്റി അയ്മ്പത്തിയൊന്ന് സീറ്റോളം ഏകദേശം നൂറ്റി അമ്പത്തി സീറ്റിൽ നിന്ന് നൂറ്റി അയ്മ്പത്തൊന്ന് സീറ്റോളം ബിജെപി പിടിച്ചെടുത്ത് കാണും അപ്പൊ അതിനെ കുറിച്ചൊന്ന് ബിജെപി സ്വാധീനത്തെ കുറിച്ചൊന്ന് അവിടെ ആദ്യം തന്നെ ഈ നമ്മൾ കയ അറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഭരിച്ചു വരുന്നത് ആരാണ് കുറച്ച് വര്ഷങ്ങളായിട്ട് ഭരിച്ചു വരുന്നത് ബിജെപി യാണ്

അപ്പൊ അവർ അതിന്റെതായ രീതിയിൽ അവിടെ എന്താ പറയാ തിരഞ്ഞെടുപ്പ് കാലം ആസ്വദിച്ചിട്ടുണ്ടാവും ഇപ്പൊ അവിടെറിയ ഇപ്പോത്തെ തെരഞ്ഞെടുപ്പ് എഹ് പ്രഖ്യാപിച്ച് അതിൻ്റെ എല്ലാ സമരങ്ങളും പരിപാടികളും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കാലം

രണ്ടീസം ഒരീസം അഹ് തെരഞ്ഞെടുപ്പ് എഹ് നടക്കണ മുമ്പ് ഒരീസം ഒന്നും ചെയ്യാൻ പാടില്ല പ്രകടനം ഒന്നും പാടില്ലെന്ന് ഉള്ള ഒരു ദിവസം ഉണ്ടാവും

പക്ഷെ അന്ന് പോലും ബിജെപി ൻ്റെ നേതാവായ ഏഹ് നരേന്ദ്ര മോഡി നമ്മളെ പ്രധാനമന്ത്രി ആയ നരേന്ദ്ര മോഡി റോഡ് ഷോ നടത്തിയിരിക്കുന്നു

അതൊന്നും അവിടെ വിവാദമായ വിഷയമായിരുന്നു പക്ഷെ അതൊന്നും ആരും അധികം അതൊക്കെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ച കാര്യങ്ങളാണ്

അപ്പൊ അവർക്ക് അവിടെ ഒരു വലിയ മുൻകൈ അവിടെയുണ്ട് അത്രന്നെ അഹ് അഹ് അതെയതെ അപ്പൊ താങ്കൾ പറഞ്ഞുതു വരുന്നത് അവിടെ ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ എപ്പോഴും ലംഖിക്കപ്പെടാവുന്ന ഒരു എഹ് സംസ്ഥാനം കൂടി ആണ് എന്നല്ലേ